മൃഗങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് മതിയായ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു പക്ഷേ ഇന്ന് കുടിവെള്ളം സ്ത്രോതസുകൾ എല്ലാം തന്നെ മലിനമാക്കിയിരിക്കുകയാണ് മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാ വശങ്ങളിൽ നിന്നും

പ്രക്ഷുബ്ദതയാണ് ജലമലിനീകരണം നഗരങ്ങളിലെ നീരൊഴുക്ക് കാർഷിക വ്യാവസായിക അവശിഷ്ടങ്ങൾ മാലിന്യങ്ങളിൽ നിന്നുള്ള ചോർച്ച മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ മറ്റു മനുഷ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി സ്രോതസുകളിലൂടെ വെള്ളം മലിനീകരിക്കപ്പെടുന്നു എല്ലാ മലിനീകരണങ്ങളും പരിസ്ഥിതിക്ക് വളരെ ദോഷകരമാണ് രാസവസ്തുക്കൾ മലിനജലം കീടനാശിനി കൾ കാർഷിക ചോർച്ചയിൽ നിന്നുള്ള രാസവളങ്ങൾ അല്ലെങ്കിൽ led അല്ലെങ്കിൽ mercury പോലുള്ള ലോ ലോഹങ്ങൾ എന്നിവ ഉൾപ്പെടെ ഉള്ള രാസവസ്തുക്കളും അപകടകരമായ വിദേശികൾ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 സാധാരണമായ മാലിന്യങ്ങൾ എന്ന് പരിസ്ഥിതി സംരക്ഷണ agencyEPA പറയുന്നു മലിനീകരണത്തിന്റെ ഏറ്റവും സാധാരണമായ ഉറവിടങ്ങളിൽ നിന്നാണ് ഇവ വരുന്നത് അതിൽ കാർഷി work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 സമുദ്രപരിസ്ഥിതിയിലെ എൺപത് ശതമാനം മലിനീകരണവും ഒഴുകുന്നത് പോലുള്ള ജല സ്ത്രോതസുകളിലൂടെയാണ് ജലമലിനീകരണം സമുദ്ര ജീവികളെയും സാരമായി ബാധിക്കും ഉദാഹരണത്തിന് മലിനജലം രോഗ കാരികളുടെയോ വളർച്ചയ്ക്ക് കാരണമാകുന്നു അതേസമയം ജലത്തിലെ ജൈവ അജൈവ സംയുക്തങ്ങൾക്ക് വിലയേറിയ വിഭാവത്തിൻറെ ഘടന മാറ്റാൻ കഴിയും ഈ ഈ പറയുന്നതനുസരിച്ച് വെള്ളത്തിൽ ലയിക്കുന്ന oxygen ൻ്റെ അളവ് കുറഞ്ഞാലും അവ ഒരു മലിനീകരണമായി കണക്കാക്കപ്പെടുന്നു വെള്ളത്തിൽ ലയിപ്പിച്ച മലിനജലം പോലുള്ള ജൈവ വസ്‌തുക്കളുടെ അഴുകൽമൂലമാണ് oxygen ൻ്റെ അളവ് അലിഞ്ഞുപോകുന്നത്. ജല മലിനീകരണത്തിന്റെ ഉറവിടങ്ങൾ ഗാർഹിക മാലിന്യം വ്യാവസായിക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

ജലമലിനീകരണത്തിൻ്റെ കാരണങ്ങൾ ജലം അത്യന്താപേക്ഷിതമായ പ്രകൃതി വിഭവമാണ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ് ജലമലിനീകരണത്തിൻ്റെ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 കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനജലം സാധാരണയായി രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും ശുദ്ധജലത്തിൽ കലർന്ന ശേഷം ജലാശയങ്ങളിലേക്ക് വിടുകയും ചെയുന്നു മിക്ക സമയത്തും മലിനജലം ശുദ്ധികരിക്കാതെ ജലാശയത്തിലേക്കാണ് തള്ളുന്നത് ജല ജീവികൾക്കും മനുഷ്യർക്കും അങ്ങേയറ്റം ഹാനികരമായ ദോഷകരമായ Bacteria രോഗകാരികൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു വ്യവസായ മാലിന്യങ്ങൾ വൻതോതിൽ വിഷമാലിന്യങ്ങൾ വ്യവസായ ശാലകളിൽ നിന്ന് ഉല്പാദിപ്പിക്കപ്പെടുന്നു വ്യാവസായിക മാലിന്യങ്ങളിൽ Mercury LedsulphurasbestosNitrate തുടങ്ങിയ മലിനീകരണ വസ്‌തുക്കളും ഉൾപ്പെടുന്നു ഈ രാസവസ്‌തുക്കൾ സസ്യജന്തുജാലങ്ങൾക്ക് മാത്രമല്ല ജലത്തെ ഉപയോഗ യോഗ്യമല്ലാതാക്കുന്നു ശരിയായ മാലിന്യ സംസ്കരണ സംവിധാനത്തിൻ്റെ അഭാവം മൂലം പല വ്യവസായ ശാലകളും ഇപ്പോഴും പ്രകൃതിദത്ത ജല സ്ത്രോതസുകളിൽ ഹാനികരമായ മാലിന്യങ്ങൾ തള്ളുന്നു

മുതലായവ അടങ്ങിയിരിക്കുന്നു ഈ മാലിന്യങ്ങൾ നേരിട്ട് സമുദ്രങ്ങളിലേക്കും നദികളിലേക്കും വലിച്ചെറിയപ്പെടുന്നു അല്ലെങ്കിൽ പരോക്ഷമായി അവയിലേക്ക് എത്തുന്നു നശിക്കാൻ ഏതാനും വർഷങ്ങൾ മുതൽ നൂറ്റാണ്ടുകൾ വരെ എടുക്കും രണ്ടു സാഹചര്യങ്ങളിലും ഇത് ജലാശയങ്ങളെ മലിനമാക്കുകയും സമുദ്ര ജീവികൾക്കും സമീപപ്രദേശങ്ങളിലെ സസ്യ ജന്തുജാലങ്ങൾക്കും ഭീഷണിയാവുകയും ചെയ്യുന്നു എണ്ണ ചോർച്ച എണ്ണ വെള്ളത്തിൽ ലയിക്കാത്തതും സാന്ദ്രതയിൽ ഭാരം കുറഞ്ഞതും ആയതിനാൽ അത് മുകളിലൂടെ ഒഴുകുന്നു കഴിഞ്ഞ ദശകങ്ങളിൽ എണ്ണ ചോർച്ച ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും എണ്ണ ചോർച്ച സംഭവങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ മാത്രം നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണ ചോർച്ചകൾ ഉണ്ടായി നൂറ്റി മുപ്പത്തിഏഴ് ചോർച്ചകളിൽ അറുപത്തി അഞ്ചെണ്ണവും വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്ന പരമാവധി സാധ്യതയുടെ ചോർച്ചയായി report ചെയ്യപ്പെടുന്നു Landfill കളുടെ ചോർച്ച ഒരു നഗരത്തിൻ്റെയോ നഗരവാ സ്ഥലത്തിൻ്റെയോ പ്രാന്ത പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന വലിയ മാലിന്യ കൂമ്പാരങ്ങളാണ് Landfill ല്ലുകൾ മാലിന്യകൂമ്പാരങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മഴയ്‌ക്കൊപ്പം ജല സ്ത്രോതസുകളിലേക്ക് ഒഴുക്കുകയോ കാറ്റിനൊപ്പം എത്തുകയോ ചെയ്യുന്നു ഇത് അവ മലിനീകരണത്തിനി കാരണമാകുന്നു ജല ജീവികൾക്ക് ഹാനികരമായ നിരവധി മാലിന്യങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ട് ജല മലിനീകരണത്തിൻ്റെ അനന്തരഫലങ്ങൾ രോഗങ്ങൾ മനുഷ്യരിൽ ഏതെങ്കിലും വിധത്തിൽ മലിനമായ വെള്ളം കുടിക്കുകയും കഴിക്കുകയോ വഴി അകത്ത് ചെല്ലുമ്പോ നമ്മുടെ ആരോഗ്യത്തിന് അന അനവധി വിനാശകരമായ പ്രത്യാഘ്യാതങ്ങൾ ഉണ്ടാക്കുന്നു ഇത് TyphoidCholeraHepatitis തുടങ്ങി വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു ആവാസവ്യവസ്ഥയുടെ ഉന്മൂലനം പരിസ്ഥിതി വ്യവസ്ഥ വളരെ ചലനാത്മകവും പരിസ്ഥിതിയിൽ ചെറിയ മാറ്റങ്ങളോട് പോലും പ്രതികരിക്കുന്നതുമാണ് വർധിച്ചുവരുന്ന ജലമലിനീകരണം നിയന്ത്രണ വിധേയ മായില്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയും മുഴുവൻ തകരാൻ ഇടയാക്കും Intoxication ഒരു ജലാശയത്തിൽ രാസവസ്‌തുക്കൾ അടിഞ്ഞുകൂടുന്നതും സന്നിവേശിപ്പിക്കുന്നതും algae കളുടെ വളർച്ചയെ പ്രോത്സാഹി പിക്കുന്നു algae കൾ കുളത്തിൻ്റെയോ തടാകത്തിൻ്റെയോ മുകളിൽ ഒരു പാളി ഉണ്ടാക്കുന്നു bacteria കൾ ഈ algae കളെ ഭക്ഷിക്കുകയും ഈ സംഭവം ജലാശയത്തിലെ oxygen ൻ്റെ അളവ്

മത്സ്യം ചെമ്മീൻ കടൽ കുഞ്ഞ് മുതലായവ ജലത്തിലെ വിഷവസ്തുക്കളും മാലിന്യങ്ങളും കഴിക്കുന്നു മനുഷ്യർ ആ ജീവികളെ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഭക്ഷ്യ ശൃംഖലയിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു ജല മലിനീകരണം തടയൽ വലിയ തോതിലുള്ള ജല മലിനീകരണം തടയാനുള്ള ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ദോഷകരമായ ഫലങ്ങൾ കുറക്കുക എന്നതാണ് ജല ദൗർലബ്യം നേരിടുന്ന

ത്തിൽ ജലം പാഴാക്കുന്നത് ഒരു പ്രധാന പ്രശ്‌നമാണ് നമ്മൾ ഇപ്പോൾ മാത്രമാണ് ഈ പ്രശ്‌നത്തിലേക്ക് ഉണർന്നത് മലിന ജല സംസ്കരണം മാലിന്യങ്ങൾ ജലാശയത്തിൽ സംസ്കരിക്കുന്നതിന് മുമ്പ് സംസ്കരിക്കുന്നത് വലിയതോതിൽ ജല മലിനീകരണം കുറക്കാൻ സഹായിക്കുന്നു പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മലിനീകരണമായി മാറാത്ത ലയിക്കുന്ന ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ വീട്ടു ഉപകരണങ്ങൾ മൂലം മുണ്ടാകുന്ന ജല മലിനീകരണത്തിൻ്റെ അളവ് കുറക്കാൻ കഴിയും ജീവിതം ആത്യന്തികമായി തിരഞ്ഞെടുപ്പുകളുടെതാണ് അതുപോലെ തന്നെ ജല മലിനീകരണവും പരിസ്ഥിതി സൗഹൃദ Detergent കൾ ഉപയോഗിക്കുക അതുപോലെ മറ്റു വഴികളിലൂടെയെല്ലാം നമുക്ക് ജല മലിനീകരണത്തെ ഒരുപരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ജല മലിനീകരണം ഇല്ലാതാക്കാം hello നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് cricket നെ കുറിച്ചാ. പതിനൊന്ന് പേർ മാത്രം കളിക്കുന്ന രണ്ട് team ഉകൾ കളിക്കുന്ന സംഘ കായിക വിനോദമാണ് cricket bat കൊണ്ടും ball കൊണ്ടും ഉപയോഗിച്ച്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 മൈതാനത്തിന്റെ ഒത്ത നടുക്ക് ഇരുപതെ point ഒന്ന് രണ്ട് meter ൽ തീർത്ത ദീർഘ ചതുരാകൃതിയിലുള്ള pitch ആണ് കളിയുടെ കേന്ദ്രം pitch ന്റെ രണ്ടറ്റത്തും തടി കൊണ്ടുള്ള മൂന്ന് വീതം കോലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്

പതിനൊന്ന് പേരും bating team ലെ രണ്ട് പേരും bating team ലെ പ്രധാന batsman നിലയുറപ്പിക്കുന്ന wicket ലേക്ക് fielding team ന്റെ bowler pitch ന്റെ മറുവശത്ത് നിന്നും പന്തെറിയുന്നു batsman പന്തടിച്ച് അകറ്റി ശേഷം എതിർ team അംഗങ്ങൾ പന്ത് തിരികെ എത്തിക്കും വരെ സഹ batsman നൊപ്പം pitch ന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഓടുന്നു ഇങ്ങനെ ഓടി നേടുന്നതിനാൽ batsman നേടുന്ന score ന് run എന്ന് പറയുന്നു batsman നെ കീഴടക്കി bowler ഉടെ പന്ത് wicket ഇൽ പതിക്കുകയോ batsman അടിക്കുന്ന പന്ത് നിലം തൊടുന്നതിന് മുമ്പ് എതിർ team അംഗങ്ങൾ പിടിക്കുകയോ ചെയ്‌താൽ batsman പുറത്താകുന്നു എന്നാണ് cricket ലെ നിയമം പുറത്താകുന്ന batsman ന് പകരം അടുത്ത ആൾ എത്തുന്നു ഇപ്രകാരം bating team ലെ പത്ത് batsman മാർ പുറത്താകുമ്പോൾ അടുത്ത team ന്റെ ഊഴമെത്തുന്നു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 പ്രധാനമായും രണ്ട് തരത്തിലുള്ള cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത്. അഞ്ചു ദിവസം നീണ്ട് നിൽക്കുന്ന test cricket മത്സരങ്ങളും ഏകദിന നിയന്ത്രിത over മത്സരങ്ങളും test cricket cricket കളിയിലെ അടിസ്ഥാന മത്സരമാണെങ്കിലും ആധുനിക കാലത്ത് ഏകദിന മത്സരങ്ങൾക്കാണ് ജനപ്രീതി ഇരുപത്തിരണ്ട് പേരുടെ മത്സരമാണെങ്കിലും ഇത്രയും പേര് തന്നെ കളിക്കുന്ന ഇതര കായിക ഇനങ്ങളെ അപേക്ഷിച്ച് cricket ജനപ്രീതിയിൽ പിന്നിലാണ്. ഇപ്പോഴും common wealth രാജ്യങ്ങളിൽ ചിലവയിൽ മാത്രമേ ഈ കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളു cricket ന്റെ ജനപ്രീതിക്ക് വിഖാതമാവുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് പ്രധാനമായും മത്സരം ഒന്നോ അതിലധികമോ ദിവസങ്ങൾ നീണ്ട് നിൽക്കുന്നു എന്നതാണ് football ആകട്ടെ ഒന്നര മണിക്കൂറിൽ മത്സരം അവസാനിക്കുന്നു ഇതര കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് cricket ന്റെ നിയമങ്ങൾ സങ്കീർണമാണെന്ന് തന്നെ പറയാം കളിക്കാരുടെ കായിക ക്ഷമതയേക്കാൾ സാങ്കേതിക മികവിനാണ് cricket ൽ പ്രാധാന്യം cricket ന്റെ ജനപ്രീതി വിധിയുയർത്തി twenty twenty cricket പോലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറുന്നുണ്ട് ഇനി മത്സരത്തിന്റെ ഘടനയും അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം cricket bat കൊണ്ടും ball കൊണ്ടും ഉപയോഗിച്ചിട്ടുള്ള കളിയാണെന്ന് നമുക്കറിയാമല്ലോ എതിർ team നേക്കാൾ കൂടുതൽ runs നേടുക എന്നതാണ് ഈ കളിയുടെ ലക്ഷ്യം ഒരു കളി innings ഉകളായി വീതിച്ചിരിക്കുന്നു ഒരു team bat ചെയ്യുമ്പോൾ എതിർ team field ചെയ്യുന്നു രണ്ടാമത് bat ചെയ്യുന്ന team എതിർ team നേടിയ runs നേക്കാൾ കുറവാണ് നേടിയതെങ്കിൽ അവർ അത്രയും runs ന് തോറ്റു എന്ന് പറയും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

ആദ്യ team പിന്നീട് bat ചെയ്യേണ്ടതില്ല അവർ innings നും അത്രയും runs നും ജയിച്ചു എന്ന് പറയും രണ്ടാമത് bat ചെയ്യുന്ന team ആദ്യത്തെ team ന്റെ അതേ score ആണ് നേടിയതെങ്കിൽ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 എത്ര wicket റ്റുകൾ അഥവാ എത്ര batsman ശേഷിക്കുന്നു അത്രയും wicket റ്റുകൾക്ക് ജയിച്ചു എന്ന് പറയും ഇരു team മുകളും ലക്ഷ്യം നേടുന്നതിന് മുമ്പേ മത്സര സമയം അവസാനിച്ചു എങ്കിൽ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 ഏകദിനം അഥവാ അൻപത് over twenty twenty അഥവാ ഇരുപത് over എന്നീ നിയന്ത്രിത over മത്സരങ്ങളാണ് ഇപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ over ലും ആറ് പന്തുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിശ്ചിത over കൾക്കുള്ളിൽ രണ്ടാമത്തെ team ആദ്യം നേടിയ team ന്റെ score നേക്കാൾ അധികം runs നേടുമ്പോൾ ആദ്യ team വിജയിക്കുന്നു നിശ്ചിത over റുകൾ തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ team ലക്‌ഷ്യം നേടാതിരിക്കുകയോ എല്ലാവരും പുറത്താകുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യ team തന്നെ വിജയിക്കുന്നു എന്നാണ് cricket ൽ കണക്കാക്കുന്നത്

ഇരു team ഉം ഒരു over മാത്രം bat ചെയ്യുകയും രണ്ടാമത്തെ team ആ ലക്ഷ്യം നേടുകയാണെങ്കിൽ ആദ്യ team തോൽക്കുകയും ചെയ്യുന്നു ഇനി cricket ന്റെ നിയമങ്ങളെ കുറിച്ച് പരിശോധിച്ചാൽ പ്രധാനമായും നാല്പത്തിരണ്ട്‍ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് cricket മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. cricket കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് Marylebone Cricket Club ആണ് പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയത്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 ഒരു team ൽ പതിനൊന്ന് അംഗങ്ങളായിരിക്കുമല്ലോ എന്നാൽ കളിക്കാരന്റെ കഴിവനുസരിച്ച് batsman എന്നോ bowler എന്നോ ഇവരെ വേർതിരിക്കുന്നു സന്തുലിതമായ ഒരു team ൽ സാധാരണയായി അഞ്ചോ ആറോ bating പ്രതിഭകളും നാലോ അഞ്ചോ bowling പ്രതിഭകളുമായിരിക്കും ഉൾപ്പെട്ടിരിക്കുക മിക്കവാറും team ഉകൾ wicket ന് പിന്നിലുള്ള fielding സ്ഥാനത്തേക്ക് പ്രത്യേക കഴിവുള്ള ഒരാളെ അഥവാ അവരെ wicket keeper എന്ന് വിശേഷിപ്പിക്കും അങ്ങനെ ഒരാളെ അവർ ഉൾപ്പെടുത്തിയിരിക്കും bating ലും bowling ലും ഒരുപോലെ ശോഭിക്കാനാകുന്ന കളിക്കാരെ all rounder എന്നും വിളിക്കും all rounder മാർ ഒരു team ന്റെ വിജയങ്ങളിൽ നിർണ്ണായക ഘടകങ്ങളാണ് ഇനി cricket നിയന്ത്രിക്കുന്ന വരെ നമ്മൾ umpire മാർ എന്ന് വിളിക്കുന്നു കളിക്കളത്തിലുള്ള രണ്ട് umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത് ഇവരിൽ പ്രധാനി ball ചെയ്യുന്ന wicket ന് പിന്നിലായി നിലയുറപ്പിക്കും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 batsman ന്റെ നീക്കങ്ങൾ ഒരു വശത്തു നിന്നും നിരീക്ഷിക്കുന്നതിനാണ് ഈ സ്ഥാനം ഉപയോഗപ്പെടുത്തുന്നത് പ്രധാന മത്സരങ്ങളിൽ ഈ രണ്ട് പേർക്കും പുറമെ കളിക്കളത്തിന് പുറത്തും ഒര umpire ഉണ്ടായിരിക്കും ഈ മൂന്നാമത്തെ umpire എ third umpire എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നു. ഈ മൂന്നാം umpire television കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക മൂന്നാം umpire ക്ക് നേരിട്ട് മത്സരങ്ങളിൽ ഇടപെടാൻ ആവില്ല കളിക്കളത്തിലുള്ള umpire മാർ സങ്കീർണമായ തീരുമാനങ്ങളെടുക്കാൻ ഈ third umpire എ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് umpire മാർക്ക് പുറമെ രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു match referee യും ഉണ്ടായിരിക്കും മത്സരം cricket നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് മുന്നേറുന്നത് എന്ന് വിലയിരുത്തുകയാണ് match referee യുടെ ദൗത്യം

wicket ഉകളും ball ചെയ്ത over കളും കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇവരുടെ ദൗത്യം umpire മാർ കളിക്കളത്തിൽ നിന്നും നൽകുന്ന അങ്ക വിക്ഷേപങ്ങൾ മനസ്സിലാക്കിയെടുത്താണ് score രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്ന score കൾ പിഴവില്ല എന്ന ഉറപ്പാക്കുകയും വേണം. രാജ്യാന്തര മത്സരങ്ങളിൽ ഔദ്യോഗിക scorer മാർക്ക് പുറമെ മത്സരത്തിന്റെ സവിശേഷ തലങ്ങളും വിലയിരുത്തുന്ന അനൗദ്യോഗിക scorer മാരും ഉണ്ടായിരിക്കും വൃത്താകൃതിയിലോ ഉള്ള ഒരു പുൽമൈ പുൽമൈതാനമാണ് cricket ഉ കളിക്ക് സാധാരണയായി ഉപയോഗിക്കുന്നത്. നിശ്ചിത വലിപ്പം വേണമെന്ന നിഷ്കർഷ ഒന്നുമില്ല എങ്കിലും നൂറ്റി മുപ്പത്തിയേഴു meter മുതൽ നൂറ്റമ്പത് meter വരെ വ്യത്യാസമുള്ള കളിക്കളങ്ങളായിരിക്കും മിക്കവാറും തയ്യാറാക്കുന്നത് boundary എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞ് കൊണ്ട് cricket നെ കുറിച്ചു വിശേഷിപ്പിച്ച്‌ കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം. hello, നമസ്കാരം. നമുക്ക് corona virus നെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. സസ്തനികളിൽ രോഗമുണ്ടാകുന്ന ഒരുകൂട്ടം virus കൾ

piratory syndrome, middle east respiratory syndrome, covid ninteen അഥ~വാ വരെയുണ്ടാകാൻ ഇടയാക്കുന്ന ഒരു വലിയ കൂട്ടം virus കളാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെ ബാധിക്കുന്ന ജലദോഷം, pneumonia, severe acute respiratory syndrome ഇവയുമായി ബന്ധപ്പെട്ട ഈ virus ഉദരത്തെയും ബാധിക്കാം. bronchitis ബാധിച്ച പക്ഷികളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആണ് ആദ്യമായി corona virus നെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് പതിനഞ്ച് മുതൽ മു~ പ്പത് ശതമാനം വരെ കാരണം ഈ virus കളാണ്. കഴിഞ്ഞ എഴുപത് വർഷങ്ങളാണ് ഈ corona virus എലി, പട്ടി, പൂച്ച, ടർക്കി, കുതിര, പന്നി, കന്നുകാലികൾ

ഇത്തരം virus കൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നവയാണ് എന്നർത്ഥം. ഇവ ശ്വാസനാളിയെയാണ് ബാധിക്കുക ജലദോഷവും Pneumonia യും ഒക്കെയാണ് ഈ virus ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ SARS pneumonia, വൃക്ക സ്തംഭനം എന്നിവയുണ്ടാകും മരണവും സംഭവിക്കാം. ചൈനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ നിന്നും അല്പം വ്യത്യാസമായ

മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടുനിൽക്കും രോഗപ്രതിരോധ വ്യവസ്ഥ ദുർബലമായവരിൽ അതായത് പ്രായമായവരിലും ചെറിയ കുട്ടികളിലും virus പിടിമുറുക്കും ഇതുവഴി ഇവരിൽ pneumonia, bronchitis പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ പിടിപെടും. കേരളത്തിൽ പത്തനം~ തിട്ട ജില്ലയിലെ അഞ്ച് പേർക്കാണ് corona virus ബാധിച്ചതായി report വന്നിരുന്നു. ഇറ്റലിയിൽ നിന്നും എത്തിയവരിൽ നിന്നാണ് corona virus ഇവർക്കും പിടിപെട്ടത്. ലോകാരോഗ്യ സംഘടന corona virus നെ മഹാമാരിയായി പ്രഖ്യാപിച്ചു nido virales എന്ന രീതിയിൽ എന്ന നിലയിൽ corona കുടുംബത്തിലെ ortho corona viridae എന്ന ഉപകുടുംബത്തിലെ virus ളാണ് corona. virus കൾ ortho corona virinae ൽ alpha corona virus, beta corona virus gama corona virus, delta corona virus എന്നിങ്ങനെ നാല് genes കൾ ഉണ്ട്. alpha, beta corona virus കൾ വവ്വാലുകൾ ഉൾപ്പെടെയുള്ള സസ്തനികളിൽ വ്യാപിച്ചിരിക്കുന്നു. gama virus കൾ പക്ഷികളെയും ചില സസ്തനികളെയും ബാധിക്കുന്നു. delta corona virus കൾ പക്ഷികളെയും സസ്തിനികളെയും ഒരുപോലെ ബാധിക്കും positive sense single strandedRNA ദിനം helical സമിതിയിൽ nucleo capsid എന്നിവ ഉപയോഗിച്ച് പൊതിഞ്ഞ virus കളാണ് corona virus കൾ. corona virus കളുടെ genomic വലുപ്പം ഏകദേശം ഇരുപത്താറ് മുതൽ മുപ്പത്തിരണ്ട് kilo base വരെയാണ് ഇത് RNAvirus നെകാൾ ഏറ്റവും വലുതാണ് corona virus ശരീരത്തിൽ പ്രവേശിച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ രോഗ ലക്ഷണങ്ങൾ കാണും ഈ പതിനാല് ദിവസം ആണ് incubation period എന്നറിയപ്പെടുന്നത്. virus പ്രവർത്തിച്ചു തുടങ്ങിയാൽ രണ്ടോ നാലോ ദിവസം വരെ പനിയും ജലദോഷവും ഉണ്ടാകാം മാത്രമല്ല തുമ്മൽ, ചുമ, മൂക്കൊലിപ്പ്, ക്ഷീണം, തൊണ്ടവേദന, ചർദ്ദി എന്നിവയും ഉണ്ടാകും. virus വ്യാപിക്കുന്നത് ശരീരശ്രവങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന ശ്രവങ്ങളുടെ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

ട്ട വസ്തുക്കളിൽ virus സാന്നിധ്യം ഉണ്ടാകാം ആ വസ്തുക്കൾ മറ്റൊരാൾ സ്പർശിച്ച് പിന്നീട് ആ കൈകൾ കൊണ്ട് മൂക്കിലോ കണ്ണിലോ മറ്റോ തൊട്ടാലും രോഗം പടരും. corona virus ന് കൃത്യമായ ചികിത്സ ഇല്ല പ്രതിരോധ vaccine ഇപ്പോൾ ലഭ്യമാണ്. രോഗം തിരിച്ചറിഞ്ഞാൽ രോഗിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി isolate ചെയ~ചെയ്താണ് ചികിത്സ നൽകേണ്ടത്.

പൊതുജനങ്ങളും mask ധരിക്കേണ്ടതായി വരുന്നു. corona virus ഒരു പരിധിവരെ ചെറുക്കാൻ surgical mask സഹായിക്കുന്നു. മൂന്ന് layer കളുള്ള mask ആണ് രോഗികൾ അഥവാ ലോ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ധരിക്കുന്നത്. നീല നിറമുള്ള ഭാഗം പുറമേയും വെള്ള നിറമുള്ള ഭാഗം ഉൾവശത്തും തായി വരുന്ന രീതിയിലാണ് mask ധരിക്കേണ്ടത് ഇതിന് അടിയിൽ നാം കാണാത്ത ഒരു പാളിയും ഉണ്ട് തൊട്ടു നോക്കിയാൽ മെഴുകിൽ തൊട്ടപോലിരിക്കും. നീല ഭാഗം പുറമേ നിന്നുള്ള ബാഷ്പത്തെയും വലിയ കണികകളെയും ഒരു പരിധി വരെ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 വലിയ കണികകളെ ഒരു പരിധിവരെ തടയും എങ്കിലും സൂക്ഷ്മ രോഗാണുക്കൾ ഉള്ളിൽ എത്തുന്നത് അത്രയ്ക്ക് തടയുന്നില്ല. ഉൾഭാഗത്തുള്ള വെള്ള നിറമുള്ള പാളി മൃദുലമാണ്.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 monkeypox incubation period അതുപോലെ തന്നെ corona virus നമ്മുടെ ലോകത്തെ തന്നെ പിടിച്ചുലക്കി ലോകത്തിൽ നിരവധി പേരു~കളാണ് മരണമടഞ്ഞത്. ചൈനയിലെ വുഹാനിലെ ഒരു lab ൽ നിന്നും പുറപ്പെട്ട ഈ virus, ലോകത്ത് എല്ലായിടത്തും പടർന്നു പന്തലിച്ചു. ലോകം തന്നെ അടച്ചിടണമെന്ന് അവസ്ഥയിലേക്ക് വന്ന് ലോകത്ത് lock down പ്രഖ്യാപിച്ചു. നമ്മുടെ ഇന്ത്യയിലും lock down പ്രഖ്യാപിച്ചു.

ആദ്യം എടുത്ത് പിന്നീട് മുപ്പത് ദിവസം കഴിഞ്ഞ് അടുത്ത dose എടുക്കാൻ ഉള്ള നിലയിലേക്ക് എത്തി. അതുപോലെതന്നെ നിരവധി ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും പിടിപെട്ടു.

പലരും പരസ്പരം കാണാതെയും സ്പർശിക്കാതെയും mask ധരിച്ചുമെല്ലാം നമ്മുടെ നാട് മുഴുവനായും corona ഭീതിയിൽ ആഴ്ത്തപ്പെട്ടു.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 ഇപ്പോഴും ഇതിൻറെ പല വകഭേദങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പോലും നമ്മൾ vaccine എടുത്ത് ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഓരോന്നായി സ്വീകരിച്ച് കൊണ്ട് തന്നെ ഇതിനെ അകറ്റി നിർത്താൻ ഇപ്പോഴും ലോക ലോകം ശ്രമിക്കുന്നുണ്ട്. അതുപോലെതന്നെ ഒരുപാട് ആളുകൾക്ക് corona virus കാരണം ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു.

മനസിലാവുന്നുണ്ടലൊ ല്ലെ okay follow things ഒക്കെ കാണുന്നിണ്ട് okay കെ സി ഷിബു ഒക്കെ എല്ലാർക്കും മനസിലാവുന്നില്ലേ എല്ലാരെ പേരും വായിക്കാൻ സമയില്ലാട്ടോ നമുക്ക് നേരെ class ലേക്ക് പോവാണ് അപ്പൊ okay ഇനി എടുത്തതാണ് self self ന്ന് പറഞ്ഞ എന്താണ് സ്വയം പര്യാപ്തത എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ നമ്മള് സ്വന്തം കാലി നിക്കാ ന്ന് പറയാ ല്ലേ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്വന്തം കാലിൽ നിക്ക നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മൾ തന്നെ എന്താണ് നമ്മൾ സ്വന്തം കാലിൽ നിക്ക് ന്നെൻ നമ്മൾ എന്ത് പരീന്നത് അതിനാ നമ്മൾ എന്ത് പറയ ല്ലെ to attain self sufficiency in the agricultural industry service sectors using the available resources ല്ലെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇത് നമ്മളെ ഈ എഴുത്ത് കൃത്യമായിട്ട് കാണുന്നിണ്ടോ നിങ്ങൾക്ക് എന്തേലും trouble തോന്നിന്നിണ്ടോ അവിടെ ഏർ പകുതി ഭാഗം അല്ലാണ്ട് കാണുന്നിണ്ടങ്ങിൽ ഒന്ന് just ഒന്ന് like ഇടാൻ പറ്റുവോ എഴുത്തല്ലാരും കൃത്യമായിട്ട് ഇവിടെ നമ്മൾ മുഴുവനായിട്ട് നിങ്ങക്ക് വായിക്കാൻ പറ്റിന്നിണ്ടോ ഒണ്ടെങ്കില് ഒരു just ഒന്ന് ഒരു ഒരു like emojis ഇട്ടേ കാണുന്നുണ്ടോ okay കാണുന്നുണ്ട് ല്ലേ എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട് okay okay okay എനിക്കിവിടുന്ന് നോക്കുമ്പോ നിങ്ങക്ക് ഇത് മുഴുവൻ കാണുന്നില്ല ന്ന് എനിക്കൊരു തോന്നൽ ട്ടോ okay okay മക്കളെ അപ്പൊ നമക്ക് self ന്ന് പറഞ്ഞ നമുക്ക് ഏറ്റവും വീട്ടിൽ നിന്ന് തൊടങ്ങാണ് വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് എങ്ങനെയാ നോക്കിയേ വീട്ടി നിന്നാണെങ്കിൽ നമ്മൾ സ്വന്തായിട്ട് എട്ടാം class ൽ പഠിക്കണ സമയത്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു നമ്മളെ ചെറിയ രീതിയിലുള്ള കോഴികൾ വിക്കലോ പച്ചക്കറി ഒക്കെ നട്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നു ല്ലെ അപ്പൊ എന്താണ് ആശ്രയിക്കാതെ നമ്മൾ നിൽക്കുന്നു അത് അതേപോലെ തന്നെ നമ്മള ഈ കേരളത്തിലേക്ക് വരുമ്പളോ കേരളത്തിലേക്ക് വരുമ്പോ നമുക്ക് അറിയാം കൃഷി കൃഷിക്കോ അല്ലെങ്കിൽ നെല്ല് അല്ലെങ്കി അരിയോ മറ്റ് സാധനങ്ങൾക്കോ പച്ചക്കറിക്കോ ഒന്നും മറ്റ് സംസഥാനങ്ങളെ ആശ്രയിക്കുന്നു ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റു രാജ്യങ്ങളെ ള്ള ആശ്രയത്തം കൊറച്ച് കൊണ്ടുവരുന്നു സ്വന്തം കാലിൽ നിൽക്കുന്നു അതാണ് പറീന്നെ ല്ലെ is to attain self sufficiency in the agriculture ഏതൊക്കെ ഭാഗാണ് agriculture industry sectors using the available resource നമ്മുട നാട്ടിൽ ലഭ്യമായി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വേണ്ടത് ട്ടോ equity equity ന്ന് പറഞ്ഞ എന്താണ് തുല്യതയാണ് ല്ലെ തുല്യതാന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ എന്താണ് the objective of equity is to attain when all citizens receive basic such as food clothing shelter education എല്ലാവർക്കും എന്തൊക്കെ കിട്ടണം ആവശ്യമായിട്ടുള്ള വസ്ത്രം വേണം ല്ലെ പാർപ്പിടം വേണം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യ സംരക്ഷണ പര്യക്ഷ ഇതെല്ലാവർക്കും കിട്ടുന്നാണ് ല്ലെ എല്ലാവർക്കും ഈ basic needs ല്ലെ അടിസ്ഥാന ആവശ്യങ്ങൾ എങ്കിലും കിട്ടുമ്പോളാണ് നമ്മൾ equity എന്ന് പറയുന്നത് ഇനി five year plans ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കൃഷി മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു പന്ത്രണ്ട് twelve five year plans ഇണ്ടായിരുന്നു

കാർഷിക മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടം ഉണ്ടായി ആ കുതിച്ചുചാട്ടത്തെയാണ് green revolution എന്ന് പറയുന്നത് ഹരിത വിപ്ലവം ന്ന് പറയുന്നത് അപ്പോ ആ ഒരു ഹരിതവിപ്ലവം ല്ലെ ninteen sixty to ninteen eighty പെട്ടെന്നൊരു ഏർ ആദ്യത്തെ കൊറച്ച് പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തെങ്കിലും വലിയൊരു മാറ്റമുണ്ടായില്ല അതിനുശേഷം കൃഷിയിൽ വന്നൊരു കുതിച്ചുചാട്ടം നമ്മളെന്ത് പറീന്നത് അയിനാണ് നമ്മൾ green revolution അല്ലെങ്കി ഹരിത വിപ്ലവം അയിന് കരണമെന്തായിരുന്നു അയിന് കാരണം അപ്പം പ്രധാനമായിട്ട് green revolution bring the self sufficiency in the food output through the use of high yielding seeds നല്ല നല്ല quality ഇള്ള ഉപയോഗിച്ചു improved irrigation ഉണ്ടാക്കി and fertilizers നല്ല വളങ്ങൾ ഉപയോഗിച്ചു അതുപോലെതന്നെ എന്താ ല്ലെ കീടനാശിനികൾ ഉപയോഗിച്ചു agriculture finance at low cost of interest അതേപോലെതന്നെ എന്താണ് agriculture finance എന്താണ് കാർഷിക വായ്പകൾ ഒക്കെ ചെറിയ പലിശ നിരക്കിൽ കൊടുത്തു അതിന്റെ ഫലമായി ഇതിൻറെയൊക്കെ ഫലമായിട്ട് കാർഷിക മേഖല ഉണ്ടായ വൻ കുതിച്ച് അതിനെ നമ്മളെന്ത് പറീന്നത് അതിനെയാ നമ്മൾ green revolution എന്ന് പറയുന്നത്'മനസിലായോ മനസിലായവരൊക്കെ ഒരു heart ഇങ്ങട് വരട്ടെ സ്നേഹത്തിന്റെ ഒരു heart ഇങ്ങട് വരട്ടെ മനസിലായവർക്കൊക്കെ ല്ലെ പെട്ടെന്നുള്ള കാർഷിക മേഖല കുതിച്ചുചാട്ടം ഏർ okay okay എന്താ ഒരു കാർഷിക മേഖലയിലുള്ള ഒരു വൻ കുതിച്ചുചാട്ടം അതാണെന്ത് പറീന്ന് green revolution എന്ന പേരിൽ അറിയപ്പെടുന്നത് ല്ലെ പ്പോ എല്ലാ മക്കൾക്കും വളരെ സ്നേഹ്ണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസിലാവിന്നിണ്ടല്ലേ okay ട്ടോ ഇനി white revolution ന്ന് പറഞ്ഞ എന്താണ് വിപ്ലവാണ് ഇതേ സമയത്ത് തന്നെ എന്താണ് പാലിന്റെയും പാലുൽപന്നങ്ങളുടെയും വർദ്ധനവ്

ല്ലെ അപ്പൊ ഇനി പിന്നെ വന്നത് അപ്പൊ അത്രയും ഭാഗങ്ങളാണ് ആപ്പോ ആ ഭാഗം എന്താണെന്ന് നോക്കണം അത് important അല്ല very important ആണ് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് അത്കൊണ്ട് എന്തിടും നന്നായിട്ട് പഠിച്ചിട്ട് പോണം

രണ്ടായിരത്തി പതിനേഴ് വരെ ഉണ്ടായിരുന്നു പക്ഷേ പതിനഞ്ചായപ്പൾത്തേക്ക് stop ആയി പതിനഞ്ചു മുതൽ നീതി ആയോഗ അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം five year plans ന് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം വന്ന പദ്ധതിയാണ് നീതി ആയോ

അങ്ങനെ ആ പിന്നെ ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതി ഒന്ന് നോക്കിയൊക്ക് ninth five year plan അതെന്തായിരുന്നു ആ ഒമ്പതാമത്തെ അതായത് rural development and planning നമുക്ക് ആവിശ്യമുണ്ട് ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്ക് ആവശ്യമുണ്ട് എന്താണ് rural development and planning ഗ്രാമ വികസനവും വികേന്ദ്രീകത ആസൂത്രണവും അധികാര വികേന്ദ്രീകരണവും അവിടെയാണ് planning ൻ്റെ വരുന്നത് okay പിന്നെ ഏർ twelfth കഴിയുമ്പോളോ twelfth two thousand seventeen വരെ ഇവിടെ കാണുന്നുണ്ട് ല്ലേ two thousand seventeen വരെ കാണുന്നുണ്ട് അപ്പൊ അതെന്തായിരുന്നു sustainable development ആയിരുന്നു പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധിച്ചോ ഇല്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് എന്തിത് five year plans stop എയ്തു അതിന് പകരം വന്ന എന്താണ് നീതി അയോഗ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമക്ക് പറയാൻ പറ്റുന്ന first point ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം വന്ന പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പഞ്ചവർണ്ണ പദ്ധതികൾ govt അവസാനിപ്പിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ നീതി ആയോഗ് അതിനു പകരം വരികയും ചെയ്തു അപ്പൊ അതാണ് നീതി അയോഗിന്റെ ഒക്കെ ഘടന ലെ ആ ഒരു രണ്ടായിരത്തി പതിനഞ്ചോട് കൂടി അവസാനിച്ചു അല്ലെ

ജനങ്ങളിലേക്ക് അധികാരം ജനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് കിട്ടി ഇത് നമ്മൾ എന്ത് പറയുന്നത് decentralized planning അധികാര വികേന്ദ്രീകരണം നോക്കിയ അപ്പൊ ഇതിനത്ത് പ്രധാനമായിട്ടും ഏർ what do you mean by decentralized planning അപ്പൊ what is decentralized planning ഇത് important ആണ് ഒരു മൂന്ന് തവണയെങ്കിലും ചോദിച്ചിട്ടിണ്ട് കൊറേ തവണ ചോദിച്ചിട്ടിണ്ട് അപ്പോൾ അത് important ആണ് നോക്കി പോണം അത് നോക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് decentralized planning നോക്കാതെ പോകരുതേ okay പിന്നെ decentralized planning decentralized planning means local development through the grama Sabha ഗ്രാമ ഗ്രാമസഭ നിങ്ങൾ കേട്ടിട്ടുണ്ടാവു അല്ലെ പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവു local development through the grama Sabha ഗ്രാമസഭയിലൂടെ ഉള്ള ആ ഒരു വികസനം ല്ലെ ഗ്രാമസഭയിലൂടെ എന്തേയും എല്ലാ ആളുകൾക്കും participate എയാം അവർടെ അഭിപ്രായങ്ങൾ പറയാ ല്ലെ

പഞ്ചായത്ത് അല്ലെങ്കിൽ നഗര പാലിക institution എന്ന പേരിൽ അറിയപ്പെടുന്നു ല്ലെ അപ്പോ അതിന് എന്താണ് three tier system പഞ്ചായ സംവിധാനം ഇത് നമ്മൾ ത്രിതല പഞ്ചായത്ത് ത്രിതലം ന്ന് പറഞ്ഞ മൂന്നെണ്ണം ഇണ്ട് ല്ലെ ഏതൊക്കെ പഞ്ചായത്താണ് ജില്ല പഞ്ചായത്തിണ്ട് block പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഗ്രാമ സഭയിലൂടെ ജനങ്ങളിലേക്ക് അധികാരം എത്തുന്നു ഇതിനെ നമ്മളെന്ത് പറീന്ന് decentralized planning ല്ലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റ് രണ്ടിൽ parliament pass ആക്കിയ തൊണ്ണൂറ്റ് മൂന്നിൽ വരുകയും ചെയ്ത എഴുപത്തിമൂന്ന് എഴുപത് നാല് ഭരണഘടന പഞ്ചായത്ത് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിനിടയാക്കി നിലവിൽ വരുന്നതിന് ഇടയാക്കിയ ഗ്രാമ പഞ്ചായത്തുകൾ നിലവിൽ വരുന്നതിന് ഇടയാക്കിയ പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ

decentralized planning ആയിട്ട് മാറി മനസിലായോ set ആണോ set അല്ലേ okay okay അല്ലേ അപ്പൊ നിങ്ങള് എല്ലാരും ശ്രദ്ധിച്ചിരിക്ക അടുത്ത നോക്കിയേ ഇതിന്റെ structure ആണ് അടുത്തത് ഇതിന്റെ so decentralized planning ഈ decentralized planning ൻ്റെ structure എങ്ങനെയാണ് ഇതിന്റെ structure ന്ന് നോക്കിയേ ഒന്നാമത്തെ നോക്കിയേ മോളി ഗ്രാമസഭയുണ്ട് ഏർ ഗ്രാമപഞ്ചായത്ത് ആണ് ഏറ്റവും മുകളിൽ ഗ്രാമപഞ്ചായത്താണ് ഗ്രാമസഭ ഏറ്റവും മുകളിൽ ഗ്രാമപഞ്ചായത്തിണ്ട് അതിൽ നോക്കിയേ the local development is are discussed at grama panchayat in a village level ഇല്ലെങ്കി ward level ഒക്കെ എന്തെയ്തു നമ്മൾ discuss എയും എന്താ നമ്മൾ discuss എയ ആ local development നെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങള വേണ്ടത് അപ്പൊ ജനങ്ങൾ പറയും ഞങ്ങക്ക് road വേണം വെള്ളം വേണം ല്ലെ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറയും ല്ലെ അപ്പൊ നിങ്ങളവിടെ ഒക്കെ പണ്ട് ഞങ്ങള ആ road നന്നാക്കണം അല്ലെ ഞങ്ങക്കയിലൂടെ വെള്ളം വേണം കുടിവെള്ളം വേണം ഇങ്ങനൊക്കെ നിങ്ങൾ പറയാറില്ലേ അപ്പൊ ആ അതേപോലെതന്നെ അത് നടപ്പിലാക്കും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്തെയും the demand generated are compiled and ഏർ preserved presented as a form of plans ആ അവരുടെ ആവശ്യങ്ങളൊക്കെ ഒരു plan ആയിട്ട് മാറും ല്ലെ അപ്പോ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികൾ ആയിട്ട് സമർപ്പിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുന്നിണ്ട് ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികൾ ആയി സമർപ്പിക്കുന്നു ഒന്നാം ഘട്ട ഗ്രാമപഞ്ചായത്ത് level ആ ഗ്രാമപഞ്ചായത്ത് എന്തെയും ഈ സംഭവങ്ങളെ നേരെ block panchayath ന് കൊടുക്കും അങ്ങനെ block പഞ്ചായത്തി കൊടുത്ത് കഴിയുമ്പോ എന്ത് സംഭവിക്കും ആ block പഞ്ചായത്ത് അതിനെ നന്നായി പഠിച്ച് അതിന് priority കൊടുക്കും ല്ലെ the project submitted by the panchayat are tested and submitted in to the distinct ഏർ district panchayat on the basis of preference അപ്പൊ എന്താ മുൻഗണന ക്രമ പ്രകാരം ഏറ്റവും preference ചിലപ്പോ ഒരു വീട് ഇല്ലാത്ത ആളിണ്ടാവും ചിലപ്പോ അയാൾക്ക് first preference കൊടുക്കണ്ടിവരും അങ്ങനെ ഓരോ preference ൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്ക് കൊടുത്തുകൊടുത്ത് എന്ത് സംഭവിക്കും അതിനകത്തു എറ്റവും എറ്റവും വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ആദ്യം priority കൊടുത്തുകൊണ്ട് അവരത് ജില്ലാ പഞ്ചായത്തിന് അത് കൈമാറും രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നോക്കിയേ block പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് planning പരിശോധിച്ച് അംഗീകാരം നൽകുന്നു ല്ലേ permission കൊടുക്കുന്നു മൂന്നാമത് ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ച് permission കൊടുക്കുന്നു അതാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് block പഞ്ചായത്ത് സമർപ്പിച്ച കാര്യങ്ങൾക്ക് permission നോക്കി പരിശോധിച്ച് permission കൊടുക്കുന്നു മാത്രമല്ല സംസ്ഥാന ആസൂത്രണ Commission എന്തെയും അത് കൈമാറു ല്ലെ the project will be hand overed to the state planning board state planning board ന് അവരത് കൈമാറുകയും ചെയ്യും ഇതാണ് എന്ത് അതിന്റെ structure ന്ന് പറീന്നത് ആ structure നെ കാട്ടിലും കൂടുതൽ ചോയ്ച്ച ഇതാണ് പക്ഷെ ആ structure ഉം കൂടെ നിങ്ങളൊന്ന് മനസിലാക്കിവെക്കണം ഗ്രാമ പഞ്ചായത്ത് block പഞ്ചായത്ത് district പഞ്ചായത്താണ് അപ്പൊ ഓരോന്നിന്റെയും role കൾ ഒക്കെ മനസിലാക്കണം നിങ്ങക്ക് മനസിലാവുന്നുണ്ടോ മനസിലാവുന്നുണ്ടോ ഇണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും ഒരു ഒരു ഒരു fire emojis ഉം like fire emojis ഉം ഒക്കെ കൂടെ നമ്മുടെ group ഒന്നുംകൂടെ ഒന്നുംകൂടെ set ആക്കി set ആക്കി set ആക്കി അടിപൊളി ആയിട്ട് വരട്ടെ fire emojis ഒക്കെ നമ്മളെ ഈ ഭാഗം നിങ്ങക്ക് മനസിലായെങ്കി last ആയ പൊലിണ്ട് കൂടി കഴിഞ്ഞ നമ്മളെന്തെയും നമ്മള ഇതിന്റെ ഇത് കഴിയും നീതി ആയോഗ് ഈ chapter ലെ പ്രധാനപ്പെട്ട മറ്റൊരു question ആണ് അത് പ്രധാനപ്പെട്ടന്ന് പറഞ്ഞ എന്താണ് important very important ആണ് കാരണം നിങ്ങളോട് പറഞ്ഞു ല്ലെ നിങ്ങളൊക്കെ നല്ല power ആയിട്ടിണ്ട് ട്ടോ എല്ലാരെയും പേരുപോലും വായിക്കാൻ കിട്ടണില്ല അത്രെയും speed ല നിങ്ങൾ പോണേ ട്ടോ റിച്ചുൻറെ പേരൊക്ക just ഒന്ന് വായിച്ചേ ഇള്ളു അതിന്റെയിടെ കൂടെ വേറെ കൊറേ പേരുടെ ഇങ്ങനെ മോളിലേക്ക് മോള് അർച്ചന ടെക്കെ പേര് ഇങ്ങനെ കാണുനിണ്ട് okay എന്തിരുന്നാൽ പോലും നോക്കിയേ എന്താണ് നീതി ആയോഗ് നീതി ആയോഗ് ന്ന് പറഞ്ഞാൽ central government has called of the working of the Planning Commission and replace it with national institution for transforming India അപ്പൊ ഇതെന്താണ് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം വന്ന പദ്ധതിയാണ് എന്ത് നീതി ആയോഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം വന്ന പദ്ധതി ല്ലെ അപ്പം അത് രണ്ട് എന്താണ് first two thousand fifteen ലാണ് ല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വന്നു okay യാണോ മക്കളെ okay യാണോ okay ആണല്ലേ അപ്പൊ അയിന്റെ structure അയ്‌ന്റെ ഘടന എങ്ങനെ ഈ നീതി ആയോഗിന്റെ ഘടന എന്ന് വെച്ചാൽ അയിന്റെ governing body ആ ആരൊക്കെയാണ് ഈ നീതി ആയോഗിൽ ഉള്ളത് അത് അത്രമാത്രം important അല്ല എന്നിരുന്നാപോലും നോക്കി പോണത് നല്ലതാണ് ട്ടോ the chairman of Neethi Aayog is Prime Minister അയിന്റെ head ആരാ chairman പഞ്ചവത്സര പദ്ധതികളുടതും prime minister ആണ് ആയിരുന്നു അത്പോലെ നീതി ആയോഗിന്റെ head ആരാണ് prime minister എന്നെയാണ് പിന്നാരാ ഇള്ളത് the governing Council consist of all state chief ministers സംസ്ഥാനത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിനകത്തിണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും എവിടെയുണ്ട്